ഇതിനോട് അനുബന്ധിച്ച് മറ്റ് കെട്ടിടങ്ങളും ചേർന്ന് ഒരു സമുച്ചയമാണ് താജ് മഹൽ. ഇതിന്റെ പണി ഏകദേശം ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ തുടങ്ങി ആയിരത്തി അറുനൂറ്റി അൻപത്തിമൂന്നിൽ തീർന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പതിനാ~പതിനായിരകണക്കിന് തൊഴിലാളികൾ ചേർന്നാണ് ഇതിൻറെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് ഇതിൻറെ പ്രധാന ശില്പി കാലത്തിന്റെ കവിളിൽ വീണ കണ്ണുനീർത്തുള്ളി എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ താജ് മഹലിനെ വിശേഷിപ്പിച്ചിരുന്നത്. താജ് മഹലിന്റെ ഉറവിടവും പ്രചോദനവും മുഗൾ ച~ ക്രവർത്തി ആയിരുന്ന ഷാജഹാന്റെ മൂന്നാം ഭാര്യ ആയിരുന്ന മുംതാസ് മഹൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിഒന്നിൽ തൻറെ പതിനാലാമത്തെ കുട്ടിയായ ഗൗഹറാ ബീഗത്തിന്റെ ജന്മം ബേഗത്തിന് ജന്മം നൽകുന്നതിനിടയിൽ മരിച്ചു. വിവാഹത്തിൻറെ പതിനെട്ടാം വർഷത്തിലാണ് മരിച്ചു പോയത് അക്കാലം ഷാജഹാൻ ചക്രവർത്തിക്ക് വളരെ അധികം സമ്പത്തും അഭിവൃദ്ധിയും ഉള്ള കാലമായിരുന്നു. പക്ഷേ ഭാര്യയുടെ മരണം മൂലം അദ്ദേഹം വളരെ ദുഃഖത്തിൽ ആവുകയായിരുന്നു.

താജ് മഹലിന്റെ പണികൾ മുംതാസിന്റെ മരണത്തിന് ശേഷം ഉടൻ തന്നെ തുടങ്ങു~തുടങ്ങുക ഉണ്ടായിരുന്നു. ആയിരത്തി അറുനൂറ്റി നാൽപത്തിഎട്ടിൽ ഒരു അടിസ്ഥാന ശവകുടീരം പണി തീർന്നു. പിന്നീട് ഇതിന് ചുറ്റുമുള്ള ഉദ്യാനങ്ങളും അനുബന്ധ കെട്ടിടങ്ങളും പിന്നീടുള്ള അഞ്ച് വർഷങ്ങൾ കൊണ്ട് പണി അഞ്ച് വർഷങ്ങൾ കൊണ്ടാണ് പണി തീർന്നത്. ഷാജഹാൻ ചക്രവർത്തി സ്വന്തം വാക്കുകളിൽ താജ് മഹലിനെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കു~ റ്റവാളികൾ ഇവിടെ അഭയം തേടണം, മാപ്പ് നൽകിയവനെ പോലെ അവൻ പാപത്തിൽ നിന്നും മുക്തനാകുന്നു ഒരു പാപി ഈ മാളികയിലേക്ക് പോകണോ അവൻറെ മുൻകാല പാപങ്ങളെല്ലാം കഴുകി കളയണം. ഈ മാളികയുടെ കാഴ്ച ദുഃഖകരമായ നെടുവീർപ്പുകൾ സൃഷ്ടിക്കുന്നു. സൂര്യനും ചന്ദ്രനും അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നു.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 താജ് മഹൽ persian സംസ്കാരത്തിന്റെയും മുഗൾ സംസ്കാരത്തിന്റെയും വാസ്തുവിദ്യകളുടെ ഒരു സങ്കലനമാണ് ഇതുകൂടാതെ തിമൂർ രാജവംശത്തിൽ നിന്നുള്ള വാ~

ഡൽഹിയിലെ ഷാജഹാന്റെ സ്വന്തം നിർമ്മിതിയായ ജുമാ മസ്ജിദ് എന്നിവയിൽ നിന്നും വാസ്തു പ്രചരണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് താജ് മഹൽ. ആദ്യകാലത്തെ മുഗൾ കെ~ ട്ടിടങ്ങൾ എല്ലാം തന്നെ ചുവന്ന മണ്ണൽ കല്ലിലാ, മണൽ കല്ലിലാണ് പണിതിരുന്നത്. പക്ഷേ ഷാജഹാൻ താജ് മഹൽ പണിയുന്നതിന് വെണ്ണക്കല്ലും വിലപിടി ഉള്ള മറ്റ് ചില കല്ലുകളും ഉപയോഗിക്കാൻ തീരുമാനിക്കുക ആയിരുന്നു. ഇത് മൂലം മുഗൾ കാലഘട്ടത്തെ മറ്റു കെട്ടിടങ്ങളെകാൾ താജ് മഹലിന് ഒരു പ്രത്യേക ആകർഷണം കൈവരുന്നു. മുംതാസിനോടുള്ള ഷാജഹാന്റെ പ്രണയത്തെയും അതിൻറെ സ്മാരകമായ ഈ സൗദത്തെയും കുറിച്ച് ടാഗോർ ലവേഴ്സ് ഗിഫ്റ്റ് എന്നൊരു കവിതയിൽ പരാമർശിക്കുന്നു. വാസ്തുവിദ്യ. താജ് മഹലിന്റെ പ്രധാന ഭാഗം എന്ന് പറയാവുന്നത് വെള്ള marble ൽ നിർമ്മിച്ചിട്ടുള്ള കുടീരമാണ് ഇത് ഒരു സമചതുര സ്തംഭം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 ഇവാൻ എന്ന ഒരു കമാന ആകൃതിയിലുള്ള വാതിലും, ഏറ്റവും മുകളിലായി ഒരു വലിയ കുംഭ ഗോപുരവും സ്ഥിതിചെയ്യുന്നു. താജ് മഹലിന്റെ അടിസ്ഥാനം വളരെ പല അറകളുള്ള ഘടനയാ നീളം, വീതി, ഉയരം ഈ മൂന്ന് സമയ അളവോട് കൂടിയ ഒരു വലിയ ഘന പദാർത്ഥത്തിന്റെ ആകൃതിയിലാണ് അടി~ ത്തറ ഇതിൻറെ ഏകദേശം നീളം അമ്പത്തഞ്ച് meter റാണ്. നീളമുള്ള വശങ്ങളിൽ പിസ്ത്താക്കി എന്നറിയപ്പെടുന്ന കമാനാകൃതിയിലുള്ള ചട്ടി കൂടുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. മുൻപിലെ കമാനത്തിന്റെ രണ്ടുവശത്തും മുകളിലും താഴെയുമായി കൂടുതൽ പിസ്ത്താക്കുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള പിസ്ത്താക്കുകൾ ചെരിഞ്ഞ ചുമരുകളുടെ വശങ്ങളിലും പിടിപ്പിച്ചിട്ടുണ്ട് ഈ വാസ്തുപരമായ പ്രത്യേകത കെട്ടിടത്തിന്റെ എല്ലാ വശങ്ങളിലും പ്രതിസമമായി കാണാം. ഈ ചതുര സ്തംഭ പാദത്തിന്റെ നാല് വശങ്ങളിലും നാല് മിനാറുകളിലും സ്ഥിതിചെയ്യുന്നു. ഇതിന്റെ മുകളിലും ഓരോ കുംഭഗോ~ഗോപുരങ്ങൾ സ്ഥിതിചെയ്യുന്നു. അകത്തെ പ്രധാന അറയ്ക്കുള്ളിൽ ഷാജഹാന്റെയും മുംതാസിൻ മഹലിന്റെയും ശവപ്പെട്ടികളുടെ മാതൃക കാണാം. യഥാർത്ഥ ശവപ്പെട്ടികൾ ഇതിൻറെ താഴെയുള്ള അറകളിലാണ് സ്ഥിതിചെയ്യുന്നത്. മാർ~ marble കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഗോപുരമാണ് ഇതില് ഏറ്റവും വലിയ ആകർഷണം ഇതിന്റെ ഉയര, ഉയരം കെട്ടിടത്തിന്റെ അടിത്തറയുടെ അത്ര തന്നെ വരും. ഏകദേശം മുപ്പത്തഞ്ച് meter ഉയരമുള്ളതാണ് ഈ കുംഭഗോപുരം ഇതിൻറെ മുകളിലുള്ള ഗോള സ്തംഭത്തിന് ഏഴ് meter ഉയരമുണ്ട്. രൂപസവിശേഷത കൊണ്ട് ഇതിനെ onion dome അഥവാ ഉള്ളിയുട, ഉള്ളിയുടെ ആകൃതിയിലുള്ള സ്തംഭം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്.

ചത്ര് സ്തൂപം ഇതിനെ ചത്ര് സ്തൂപം എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ ചത്രികൾ പ്രധാന സ്തൂപത്തിൻറെ രൂപത്തിൽ തന്നെ നാല് വശത്തും സ്ഥിതി ചെയ്യുന്നു. ഇതിൻറെ അടിഭാഗം പ്രധാന കുംഭഗോപുരത്തിന്റെ അകത്തേക്ക് തുറന്ന് അതിനകത്തേക്ക് വെളിച്ചം കടത്തിവിടുന്നു. അടിഭാഗത്തെ ചുമരുകളുടെ നാല് ഭാഗത്തും ശംഖുപിരിയൻ ആകൃതിയിലുള്ള അലങ്കാരങ്ങൾ ചെയ്തിരിക്കുന്നു. ചത്രി ഗോ കുംഭഗോപുരങ്ങൾ ഇവിടെയും നിർമ്മിച്ചിരിക്കുന്നു ഈ കുംഭഗോപുരത്തിന്റെയും ചത്രിയുടെയും മുകളിലായി phinian എന്ന persian ഹിന്ദു ചിത്രപണികൾ ചെയ്തിരിക്കുന്ന ലോഹസ്തൂപം സ്ഥിതി ചെയ്യുന്നു. ആദ്യം സ്ഥാപിച്ചപ്പോൾ ഇത് സ്വർണ്ണം കൊണ്ടുള്ളതായിരുന്നു എന്ന് പറയപ്പെടുന്നു കൊല്ലവർഷം ആയിരത്തി എണ്ണൂറ് വരെ സ്വർണ്ണം കൊണ്ട് നിർമ്മിച്ച ഈ സ്തൂപം ഇതിൻറെ മുകളിൽ സ്ഥിതി ചെയ്, സ്ഥിതി ചെയ്~ചെയ്യുന്നു. പിന്നീട് ഈ സ്വർണത്തിന്റെ സ്തൂപം british കാർ എടുത്തുമാറ്റി എന്നാണ് പറയപ്പെടുന്നത്. അതിന് ശേഷം അതേ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള സ്തൂപം വെങ്കലം കൊണ്ട് നിർമ്മിച്ച് സ്ഥാപിക്കുകയായിരുന്നു. ഈ സ്തൂപത്തിന്റെ മുകളിലായി അർദ്ധചന്ദ്രന്റെ ആകൃതിയിൽ നിർമ്മിച്ച ഒരു ഫലകം സ്ഥിതി ചെയ്യുന്നു ഇത് islamic മതത്തിൻറെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു.

Hello നമസ്ക്കാരം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് വിജയ നഗർ സാമ്രാജ്യത്തെ കുറിച്ചാണ് വിജയ നഗരം എന്നാൽ വിജയത്തിൻറെ നഗരം എന്നാണർത്ഥം ഇത് ഒരു നഗരത്തിൻറെയും സാമ്രാജ്യത്തിൻറെയും പേരാണ് പതിനാലാം നൂറ്റാണ്ടിലാണ് വിജയ നഗരസാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടത് വടക്ക് കൃഷ്ണ നദി മുതൽ ഉപദ്വീപിൻറെ തെക്കേയറ്റം വരെ ഈ സാമ്രാജ്യം വ്യാപിച്ചു കിടന്നിരുന്നു

ഈ നഗരം കൃഷ്ണ തുങ്കഭദ്ര നദി തടത്തിൽ താമസിക്കുന്ന ജനങ്ങളുടെ മനസ്സിൽ പച്ചപിടിച്ച ഒരോർമയായിത്തന്നെ നില നിന്നു വിജയ നഗരത്തെ അവർ ഹംപി എന്ന് വിളിച്ചു ഒരു പ്രാദേശിക മാതൃ ദേവതയായ പമ്പാ ദേവിയിൽ നിന്നാണ് ഹംപി എന്ന പദം ഉണ്ടായത് വിജയ നഗര സാമ്രാജ്യത്തെ കർണ്ണാടക സാമ്രാജ്യം എന്നാണ് സമകാലികർ വിശേഷിപ്പിച്ചിരുന്നത്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 ഹംപിയുടെ തകർന്ന അവശിഷ്ട്ടങ്ങൾ ആയിരത്തി എണ്ണൂറിലാണ് കണ്ടെത്തിയത് അവ കണ്ടെത്തിയതും വെളിച്ചത്ത് കൊണ്ടുവന്നതും കെർണൽ കോളിൻ മെക്കൻസി ആണ്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 വീരൂപാക്ഷ ഷേത്രത്തിലെയും പമ്പ ദേവി ക്ഷേത്രത്തിലെയും പുരോഹിതന്മാരിൽ നിന്നാണ് ഹംപിയെക്കുറിച്ചുള്ള ആദ്യ വിവരണങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചത് ആയിരത്തിയെണ്ണൂറ്റി മുപ്പത്തിയാർ മുതൽ പുരാലിഖിത ശാസ്ത്രജ്ഞാന്മാർ ഹംപിയിൽ ഗവേഷണം ആരംഭിക്കാൻ തുടങ്ങി ഹംപിയിൽ നിന്നും അവിടുത്തെ ക്ഷേത്രങ്ങളിൽ നിന്നും അവർ ധാരാളം കൊത്തു ലിഖിതങ്ങൾ ശേഖരിച്ചു

വിജയ നഗര സാമ്രാജ്യത്തിൻറെ ഉത്ഭവത്തെക്കുറിച്ച് ചരിത്രകാരൻമാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത് സഹോദരന്മാരായ ഹരിയനും ഭുക്കനുമാണ് വിജയ നഗര സാമ്രാജ്യം സ്ഥാപിച്ചത് എന്ന പാരമ്പര്യങ്ങളും പുരാലിഖിതപരമായ തെളിവുകളും സൂചിപ്പിക്കുന്നത് തുങ്കഭദ്ര നദിയുടെ തീരത്ത് അവർ വിജയ നഗരം എന്ന നഗരം സ്ഥാപിക്കുകയുണ്ടായി വിജയ നഗര സാമ്രാജ്യം മൂന്ന് നൂറ്റാണ്ടുകളോളം നിലനിന്നു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

സാമ്രാജ്യത്തിൻ്റെ വടക്കെ അതിർത്തിയിലുള്ള വിഭ വിഭവങ്ങളുടെയും ഫലഭൂയിഷ്ടമായ താഴ്വരകളുടെയും മേൽ നിയന്ത്രണം സ്ഥാപിക്കാൻ വിജയ നഗരത്തിലെ രാജാക്കൻമാർ ആഗ്രഹിച്ചു ഇതിനായി ഡെക്കാനിലെ സുൽത്താൻമാരും ഒറീസയിലെ ഗജപതി രാജാക്കന്മാരും ഉൾപ്പെടെയുള്ള സമകാലിക ഭരണാധികാരികളുമായി അവർക്ക് മത്സരിക്കേണ്ടി വന്നു ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സമ്പർക്കവും പരസ്പ്പര പ്രവർത്തനവും ആശയപരമായ കൈമാറ്റങ്ങൾക്ക് വഴിയൊരുക്കി കെട്ടിടനിർമ്മാണ വിദ്യയുടെ മേഖലയിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത്

രാജ്യങ്ങൾ വളർന്നു വന്നു തമിഴ്നാട്ടിലെ ചോളന്മാർ കർണ്ണാടകത്തിലെ ഹെസ്സലാന്മാർ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു വിജയ നഗര സാമ്രാജ്യം ഭരിച്ച ആദ്യത്തെ രാജവംശ സംഗമ രാജവംശമായിരുന്നു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 സലുവ രാജവംശത്തെ തുടർന്ന് തുളവാവംശം അധികാരം പിടിച്ചെടുത്തു കൃഷ്ണദേവരായ തുളുവ രാജവംശത്തിലെ ഒരംഗമായിരുന്നു വിജയ നഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായ അദ്ദേഹത്തിൻറെ ഭരണകാലം സാമ്രാജ്യത്തിൻറെ വ്യാപനത്തിനും ഏകീകരണത്തിൻറെയും കാലഘട്ടമായിരുന്നു വിജയ നഗരം കണ്ട ഏറ്റവും മികച്ചൊരു പോരാളിയായിരുന്നു അദ്ദേഹം

അങ്ങനെ കൃഷ്ണദേവരായരുടെ കീഴിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും മികവ് സൈനിക ശക്തിയായി വിജയ നഗരം മാറി വിജയ നഗര സാമ്രാജ്യം അതിൻറെ വളർച്ചയുടെ ഉച്ചമറ്റത്തിലെത്തുകയും ചെയ്തു സൈനികമായി തയ്യാറെടുപ്പുകളും യുദ്ധങ്ങളും സാമ്രാജ്യത്തിൽ എക്കാലവും നിലനിന്നിരുന്നു എന്നിരുന്നാലും സമാധാനവും ഐശ്വര്യവും രാജ്യത്ത് നിലനിർത്താൻ കൃഷ്ണ ദേവരായരെപ്പോലെയുള്ള ഭരണാധികാരികൾക്ക് സാധിച്ചു സാമ്രാജ്യത്തെ ഏകീകരിക്കുന്നതിലും കൃഷ്ണദേവരായ ശ്രദ്ധപതിപ്പിച്ചു പ്രതിയോഗികളെയെല്ലാം അദ്ദേഹം അടിച്ചമർത്തുകയും രാജ്യത്ത് സമാധാനം സ്ഥാപിക്ക സ്ഥാപിക്കുകയും ചെയ്തു കൃഷ്ണദേവരായർ സമർത്ഥനായ ഒരു ഭരണാധികാരിയും കലാകാരൻ കൂടിയായിരുന്നു രാജകീയ പ്രൗഢിയുള്ള കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും അദ്ദേഹം പണികഴിപ്പിക്കുകയുണ്ടായി വിജയ നഗരത്തിലെ അസ്സായ രാമസ്വാമി ക്ഷേത്രവും വിത്തള സ്വാമി ക്ഷേത്രവും നിർമ്മിച്ചത് അദ്ദേഹമാണ് ദക്ഷിണേന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും അദ്ദേഹം ആകർഷകമായ ഗോപുരങ്ങൾ നിർമ്മിക്കുകയുണ്ടായി വിജയ നഗരത്തിനടുത്ത് തൻറെ മാതാവായ നഗലാ ദേവിയുടെ സ്മരണക്കായി നഗലാ പുരം ചെറുപട്ടണം അദ്ദേഹം സ്ഥാപിച്ചു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 ആയിരത്തി അഞ്ഞൂറ്റിയിരുപത്തിയൊമ്പത് കൃഷ്ണദേവരായ അന്തരിച്ചു അദ്ദേഹത്തിൻറെ പിൻഗാമികളായ ഭരണാധികാരികൾ ദുൽ ദുർബലരും അപ്രാപ്തരുമായിരുന്നു നിഷേധികളായ സൈനിക മുഖ്യന്മാർ അഥവാ നായകന്മാർ അവരെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു രാജ്യത്ത് അധികാര വടംവലികൾ ശക്തമായി ആയിരത്തി നാനൂറ്റി നാപ്പത്തി രണ്ടിൽ വിജയ നഗരത്തിൻറെ അധികാരം അരവിടു രാജവംശത്തിൻറെ കൈകളിലെത്തി പതിനേഴാം നൂറ്റാണ്ടിൻറെ അന്ത്യം വരെ അവർ അധികാരത്തിൽ തുടർന്നു ഈ കാലത്ത് ഡക്കാൻ സുൽത്താനായിറ്റ്കളുടെ വെല്ലുവിളി വിജയ നഗരത്തിനു നേരിടെണ്ടി വന്നു വിജയ് നഗര ഭരണാധികാരികളുടെ സൈനികമായി അഭിലാഷങ്ങളുമെല്ലാം അത് തകർത്തെറിഞ്ഞു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 ആയിരത്തിയഞ്ഞൂത്തിയറുപത്തിയഞ്ച് വിജയ നഗരത്തിലെ പ്രമുഖ മന്ത്രിയായ രാമയൻറെ നേതൃത്വത്തിലുള്ള സൈന്യവും ഡക്കാൻ സുൽത്താന്മാരുടെ സൈന്യവും തളിക്കോട്ടക്കടുത്തുള്ള ബന്യഹട്ടിൽ വെച്ച് ഏറ്റുമുട്ടി തളിക്കോട്ട യുദ്ധം ബന്യഹട്ട് യുദ്ധം രാക്ഷസി തൻകുലി യുദ്ധം എന്നീ പേരുകളിലെല്ലാം ഈ യുദ്ധം പിന്നീട് അറിയപ്പെടുന്നു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

സൈനിക മേധാവികൾക്ക് വിജയ നഗര സാമ്രാജ്യത്തിൽ വിപുലമായ അതികാരമുണ്ടായിരുന്നു രാജ്യത്തെ കോട്ടകൾ നിയന്ത്രിച്ചിരുന്നത് അവരാണ് ആയുധദാരികളായ അനുചാരൻന്മാരെ അവർ നിലനിർത്തിയിരുന്നു ഈ സൈനിക മേതാവികൾ പലപ്പോഴും ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് മാറിത്താമസിച്ചിരുന്നു ഫലഭൂഷ്ടമായ ഭൂമികൾ തേടിക്കൊണ്ടിരുന്ന കർഷകരും അവരെ അനുഗമിച്ചിരുന്നു ഈ സൈനിക മേധാവികൾ നായകന്മാർ എന്നറിയപ്പെട്ടു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 നായകൻന്മാരുടെ കലാപങ്ങൾ രാജാവ് സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തി വിജയ നഗര സാമ്രാജ്യത്തിൽ അമര നായക സമ്രദായം നിലനിന്നിരുന്നു ഡൽഹി സുൽത്താന്മാരാ ഡൽഹി സുൽത്താന്മാരുടെ ഇത്ത സമ്രദായത്തിൽ പല സവിശേഷതകളും അമർ നായക സമ്രദായത്തിൽ നിലനിന്നിരുന്നു ഈ പ്രദേശങ്ങളുടെ അഥവാ അമരത്തിൻറെ ഭരണം നിർവഹിച്ചിരുന്നത് നായകൻന്മാരാണ് അമര നായകന്മാർർ സൈനിക മേധാവികളായിരുന്നു വിജയ നഗര രാജാക്കന്മാർ അവർക്ക് ഭരി ക്കുന്നതിനു വേണ്ടി ചില പ്രദേശങ്ങൾ നൽകിയിരുന്നു ഈ പ്രദേശങ്ങളെ അമര എന്നാണ് വിളിച്ചിരുന്നത് ഈ പ്രദേശങ്ങളുടെ അഥവാ അമരത്തിൻറെ ഭരണം നിർവഹിച്ചിരുന്ന നായകന്മാരാണ് അതു കൊണ്ടാണ് അവരെ അമര നായകന്മാർ എന്ന് വിളിച്ചിരുന്നത്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 വരുമാനത്തിൽ ഒരു ഭാഗം സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിച്ചു മറ്റൊരു ഭാഗം ഒര് നിശ്ചിതയെണ്ണം കുതിരകളെയും ആനകളെയും നിലനിർത്തുന്നതിന് വേണ്ടി അവർ ചിലവഴിച്ചു

ഈ സൈനിക ശക്തി ഉപയോഗിച്ചാണ് രാജാക്കൻമാർ ദക്ഷിണ ഉപദ്വീപ് പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിരുന്നത് അമര നായകൻമാർ രാജാവിന് വർഷം തോറും കപ്പം നൽകണമായിരുന്നു മാത്രമല്ല രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിന് സമ്മാനം നൽകിക്കൊണ്ട് അദ്ദേഹത്തോടുള്ള അവരുടെ കൂറ് പ്രകടമാക്കുകയും ചെയ്യണമായിരുന്നു അമര നായകന്മാരുടെ മേലുള്ള നിയന്ത്രണം കാണിക്കുന്നതിന് വേണ്ടി രാജാക്കൻമാർ അവരെ ഇടക്കിടെ സ്ഥലം മാറ്റിയിരുന്നു എങ്കിലും പതിനേഴാം നൂറ്റാണ്ടോടെ അമര നായകന്മാർ ശക്തമായി തീർന്നു

വിജയ നഗരത്തിൻറെ പ്രൗഡിയെ വാനോളം പ്രശംസിച്ചുകൊണ്ട് അവർ എഴുതിയിട്ടുണ്ട് Italian വ്യാപാരിയായ നിക്കോളാൻഡി കോൻടി Persian സ്ഥാനപതിയായ അബ്ദുർ റസാക്ക് Russian വ്യാപാരിയായ അഫ്‌നാസി നികിതിൻ എന്നിവരാണ് ഇതിൽ പ്രമുഖർ ഇവരെല്ലാം പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് വിജയ നഗരം സന്ദർശിച്ചത്

ജവാഹർലാൽ നെഹ്‌റു നവംബർ പതിനാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മെയ് ഇരുപത്തിയേഴ് ആറ്റു ആയിരത്തിത്തൊള്ളായിരത്തി അറുപത്തിനാല് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരനേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിൽ എല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച

ആശിസ്സുകളോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളി ആയി മാറിയ ഇദ്ദേഹം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി ഏഴ് മുതല ആയിരത്തിതൊള്ളായിരത്തി അറുപത്തി നാലിൽ മരിക്കുന്നത് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി സേവനം അനുഷ്‌ഠിച്ചു. socialist ത്തിലൂ ലൂന്നിയ നെഹ്രുവിൻ്റെ രാഷ്ട്രീയ ദർശനങ്ങളാണ് നാല് പതിറ്റാണ്ടോളം ഇന്ത്യയെ നയിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏക മകൾ ഇന്ദിരാ ഗാന്ധിയും ചെറുമകൻ രാജീവ് ഗാന്ധിയും പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ലണ്ടനിലെ പ്രശസ്‌തമായ കംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നും ആണ് നെഹ്‌റു ബിരുദം കരസ്ഥമാക്കിയത്. സർവകലാശാലയിൽ നിന്നും

അ അലഹബാദ് കോടതിയിൽ അഭിഭാഷകനായി ഉദ്യോഗം ആരംഭിച്ചു. ഇക്കാലയളവിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തോടും താല്പര്യം ഉണ്ടായിരുന്നു. പതുക്കെ അഭിഭാഷക ജോലി വിട്ട് നെഹ്‌റു മുഴുവൻ സമയവും രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറി. indian national congress ലെ ഇടതുപക്ഷ ചിന്താഗതി വച്ചുപുലർത്തുന്നവരോടൊപ്പം നിൽക്കാനാണ് നെഹ്‌റു താല്പര്യപ്പെട്ടത്. തൻ്റെ മാർഗ്ഗദർശി കൂടി ആയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ അനുഗ്രഹത്തോടെയും മൗനസമ്മതത്തോടെയും നെഹ്‌റു കോൺഗ്രസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറി. ബ്രിട്ടണിൽ നിന്നും ഇന്ത്യക്ക് പൂർണ്ണസ്വാതന്ത്ര്യം വേണമെന്ന് ജവഹർലാൽ നെഹ്‌റു ഉറക്കെ പ്രഖ്യാപിച്ചു. ഇടതുപക്ഷപരമായ കോൺഗ്രസ്സിൻ്റെ നയങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്‌തു. സ്വതന്ത്രത്തിലേക്കുള്ള പ്രയാണത്തിൽ ആയിരത്തിത്തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുന്നിൽ നിന്നും നയിച്ചത് കോൺഗ്രസ്സും അതിൻ്റെ തലവൻ ആയിരുന്ന ജവാഹർലാൽ നെഹ്രുവും ആയിരുന്നു. മതനിരപേക്ഷമായ ഒരു ഭാരതം എന്ന നെഹ്രുവിൻ്റെ ആശയങ്ങൾ ആയിരത്തിതൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ crusial തിരഞ്ഞെടുപ്പ് തൂത്തുവാരിയപ്പോഴേ ഏതാണ്ട് തെളിയിക്കപ്പെട്ടിരുന്നു. മുസ്ലിം league തിരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയമായിരുന്നു എന്നാൽ ആയിരത്തിതൊള്ളായിരത്തിനാല്പത്തിരണ്ടിലെ quit India മുന്നേറ്റം അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെ ആകെ തകിടം മറിച്ചു. ബ്രിട്ടീഷുകാർ കോൺഗ്രെസ്സിൻ്റെ ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ നിന്ന് തകർത്തു കളഞ്ഞിരുന്നു. ലോക മഹായുദ്ധ സമയത്ത് സഖ്യശക്തിശക്തിപ്പെടുത്താന്‍ ഉദ്ദേശിച്ചിരുന്ന നെഹ്‌റു ഗാന്ധിജിയുടെ പൂർണ സ്വാതന്ത്ര്യം ഉടനെ വേണമെന്ന ആവശ്യം, മനസ്സില്ലാ മനസ്സോടെ കൈകൊണ്ടു എങ്കിലും ജയിലിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു

അതിൻ്റെ നേതാവ് നെഹ്‌റു വെറുത്തു തുടങ്ങിയിരുന്ന മുഹമ്മദാലി ജിന്നയും അപ്പോഴേക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തി ആയി മാറി. മുസ്ലിം രാഷ്ട്രീയത്തെ ഗ്രസിച്ചു തുടങ്ങിയിരുന്നു നെഹ്രുവും ജിന്നയും തമ്മിൽ അധികാരം പങ്കുവെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നിരാശാ ജനകമാകുകയും ആയിരത്തിതൊള്ളായിരത്തിനാല്പത്തിയേഴിൽ ഇന്ത്യയെ രക്ത രൂചിതമായ പിളർപ്പിലേക്ക് നയിക്കുകയും ചെയ്‌തു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി നെഹ്‌റുവിനെ കോൺഗ്രസ് തിര~ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. ഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമി ആയി നെഹ്രുവിനെ കണ്ടു തുടങ്ങിയ ആയിരത്തിതൊള്ളായിരത്തിനാല്പത്തിഒന്നിലേ തന്നെ നേതൃത്വത്തിൻ്റെ വിഷയത്തിൽ തീരുമാനം ആയിരുന്നു. പ്രധാനമന്ത്രി എന്ന നിലയിൽ ഭാവി ഇന്ത്യയെ കുറിച്ചുള്ള സ്വപ്നങ്ങളെ യാഥാർഥ്യമാക്കി തീർക്കാൻ ഉള്ള ഒരു പദ്ധതി നെഹ്‌റു ആവിഷ്‌കരിച്ചു. സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രംഗത്ത് നവീകരണ പദ്ധതികൾ നെഹ്‌റു നടപ്പിലാക്ക യുണ്ടായി നെഹ്രുവിൻ്റെ നേതൃത്വ കാലത്ത് കോൺഗ്രസ് ഒരു വൻ രാഷ്ട്രീയപാർട്ടി ആയി മാറി. അദ്ദേഹത്തിൻ്റെ

English ഭാഷയുടെ വ്യാപകമായ പ്രചാരണം എന്നിവയിലെല്ലാം നെഹ്രുവിൻ്റെ ദീർഘവീക്ഷണങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും കാണാവുന്നതാണ്. colony വാഴ്ച്ചയിൽ നിന്നും ഇന്ത്യക്കൊപ്പം മോചിതമായ മറ്റു പല രാജ്യങ്ങളും സ്വേച്ഛാധിപത്യത്തിൻ്റെ പിടിയിലമർന്നപ്പോഴും ഇന്ത്യയിൽ ജനാധിപത്യം കരുത്തോടെ തഴച്ചു വളർന്നത് ജവാഹർലാൽ നെഹ്രുവിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് രാജ്യം ശിശുദിനമായി ആഘോഷിക്കുന്നു. അഹമ്മദാബാദിലെ കാശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിൽ മോത്തിലാൽ നെഹ്‌റുവിൻ്റെയും ഭാര്യ സ്വരൂപ്റാണി തുസുവിൻ്റെയും മകനായാണ് ജവാഹർലാൽ നെഹ്‌റു ജനിച്ചത്. പിതാവ് മോത്തിലാൽ നെഹ്‌റു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രെസ്സിൻ്റെ president ആയി ഇരുന്നിട്ടിട്ടുണ്ട്. ജവഹറിൻ്റെ 'അമ്മ മോത്തിലാലിൻ്റെ രണ്ടാം ഭാര്യ ആയിരുന്നു.

നെഹ്രുവിൻ്റെ സഹോദരിമാരിൽ ഒരാൾ വിജയലക്ഷ്‌മി പണ്ഡിറ്റ്, പിന്നീട് ഐക്യരാഷ്ട്ര സഭയുടെ general assembly യുടെ ആദ്യത്തെ വനിതാ president എന്ന ബഹുമതിക്ക് ഉടമയായി. രണ്ടാമത്തെ സഹോദരി കൃഷ്ണ ഹുതുസിങ് അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരി ആയി മാറി. അമൂല്യ രത്‌നം എന്നാണ് ജവഹർ എന്ന അറബി വാക്കിൻ്റെ അർഥം. ലാൽ എന്നാൽ പ്രിയപ്പെട്ടവൻ എന്നാണ് അർഥം. നെഹ്‌റു എന്നത് യഥാർത്ഥ കുടുംബ പേരല്ല. കാശ്മീരിലെ കൗൾ കുടുംബം ആണ് നെഹ്രുവിൻ്റെത്. എന്നാൽ ഡൽഹി വാസത്തിനിടയിൽ തലമുറകൾക്ക് മുൻപ് ലഭിച്ചതാണ് നെഹ്‌റു എന്ന കുടുംബപ്പേര്. നെഹർ എന്ന പേർഷ്യൻ ഭാഷയിൽ നിന്നാണ്

രാജ് കൗൾ എന്ന വ്യക്തി ആണ് പിന്നീട് പേരിനൊപ്പം നെഹ്‌റു എന്ന വാ~ ഉപ്~ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയത്. സമ്പത്തിൻ്റെ നടുവിൽ ആയിരുന്നു ജവഹർലാൽ നെ~ നെഹ്രുവിൻ്റെ ബാല്യം. സംഭവബഹുലമല്ലാത്ത കുട്ടിക്കാലം എന്നാണ് നെഹ്‌റു തൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാറുണ്ടായിരുന്നത്. മോത്തിലാൽ തൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിൽ ശ്രെദ്ധിച്ചിരുന്നു. അധ്യാപകരെ വീട്ടിൽ വരുത്തിയാണ് തൻ്റെ മക്കളെ മോത്തിലാൽ വിദ്യ അഭ്യസിച്ചിരുന്നത്. ഫ്രഡിലാൻഡ് ട്ടി ബ്രുക് എന്ന അധ്യാപകനോടുള്ള ഇഷ്ടത്താൽ നെഹ്‌റു കൂടുതൽ സ്നേഹിച്ചത് സാങ്കേതിക വിദ്യയും ബ്രഹ്മ വിദ്യയും ആയിരുന്നു. പതിമൂന്നാം വയസ്സിൽ കുടുംബ സുഹൃത്ത് ആയിരുന്ന ആനി ബസൻറ്റിൻ്റെ കൂടെ theosophical society യിൽ നെഹ്‌റു അംഗമായി. തന്നെ ഏറെ സ്വാധീനിച്ച ബ്രുക്സുമായി വേർപിരിഞ്ഞതോടെ നെഹ്‌റു theosophical society ൽ നിന്നും വിടുതൽ നേടി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജവഹർലാൽ, ഉപരിപഠനത്തിന് പഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇംഗ്ലണ്ടിലെ ഹാരോൾക്കുൾ കംബ്രിഡ്ജ് ട്രിനിറ്റി college എന്നിവിടങ്ങളിൽ ആയിരുന്നു

എഴുത്തുകാരുടെ കൃതികളിൽ അദ്ദേഹം ആകൃഷ്ടനായി. ബെർണാഡ് ഷാ, h. g വെല്‍, റസ്സൽ തുടങ്ങിയവരുടെ രചനകൾ നെഹ്‌റുവിൽ രാഷ്ട്രീയത്തെ കുറിച്ചും സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചും ഉള്ള ചിന്തകളുടെ വിത്തുകൾ പാകി. പിന്നീട് രണ്ടുകൊല്ല കാലം ലണ്ടനിൽ inner timble ൽ നിന്നും നിയമ പഠനം പൂർത്ത പൂർത്തി ആക്കിയ നെഹ്‌റു, ആയിരത്തിതൊള്ളായിരത്തിപന്ത്രണ്ടിൽ barrister പരീക്ഷ pass ആയി ഇന്ത്യയിൽ മടങ്ങി എത്തി. ഇന്ത്യയിലെ തിരിച്ചെത്തുന്നതിനു മുൻപ് യൂറോപ് ആകമാനം ചുറ്റിക്കറങ്ങുവാൻ അവസരം ലഭിച്ചു. ഈ യാത്രകൾ അദ്ദേഹത്തെ

നെഹ്രുവും കമലയും. സാമ്പത്തികമായി ഉയർന്ന കുടുംബത്തിൽ നിന്നും വന്ന കമല നിശബ്‌ദ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെട്ടു. അടു~ അതുകൊണ്ട് തന്നെ നെഹ്‌റുവിൻ്റെ ജീവിതത്തിൽ അവർക്ക് യാതൊരു സ്വാധീനവും ഇല്ലായിരുന്നു. വിവാഹത്തിൻ്റെ രണ്ടാംവർഷത്തിൽ ഇവർക്ക് ഇന്ദിര എന്ന ഏക മകളുണ്ടായി. അച്ഛൻ മോത്തിലാൽ നെഹ്‌റു indian national congress ൻ്റെ president പദവിയിൽ ആയിരുന്നു കൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണിയിൽ നിൽക്കുമ്പോഴാണ് ജവഹർലാൽ നെഹ്രുവും സജീവ രാഷ്ട്രീയത്തിൽ എത്തുന്നത്. ബ്രിട്ടണിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ നെഹ്‌റുവിന് താല്പര്യം തോന്നി തുടങ്ങിയിരുന്നു. ബ്രിട്ടണിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തി ആക്കി വന്നയുടൻ തന്നെ പാറ്റ്നയിൽ വെച്ചു നടന്ന കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനത്തിൽ നെഹ്‌റു പങ്കെടുത്തിരുന്നുവെങ്കിലും English സംസാരിക്കുന്ന ഒരു കൂട്ടം സമ്പന്നർ എന്ന് മാത്രമേ അദ്ദേഹത്തിന് ആ സമ്മേളനത്തെ കുറിച്ച് വിലയിരുത്തുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അക്കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം മുഴുവൻ സമ്പന്നരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തെ സമ്മിശ്ര വിക~ വികാരങ്ങളോടെയാണ് നെഹ്‌റു നോക്കി കണ്ടതെന്ന്, അദ്ദേഹത്തെ കുറിച്ചുള്ള ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫ്രാൻസിൻ്റെ സംസ്‌കാരത്തെ ഏറെ സ്നേഹിച്ചിരുന്ന നെഹ്‌റുവിന് ആ രാജ്യത്തിൻ്റെ പതനം വേദന ഉണ്ടാക്കിയതായി ജീവ ചരിത്രകാരനായ മോറിസ് അഭിപ്രായപ്പെടുന്നു. ലോകമഹായുദ്ധ കാലത്ത് നെഹ്‌റു വിവിദ്ധ ജീവകാരുണ്യ സംഘടനകൾക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തനം ചെയ്‌തിരുന്നു. ബ്രിട്ടീഷ് സർക്കാർ കൊണ്ട് വന്ന sensorship നിയമങ്ങൾക്കെതിരെ നെഹ്‌റു ശക്തമായ രീതിയിൽ പ്രതിക്ഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഏതാണ്ട് ഒന്നാം ലാ~ ലോകമഹായുദ്ധത്തിൻ്റെ സമയത്താണ് നെഹ്‌റു സമൂലമായ രാഷ്ട്രീയ കാഴ്ച്ചകളുമായിട്ടുള്ള ഒരു നേതാവായി ഉയർന്നു വന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് ഇന്ത്യൻ രാഷ്ട്രീയം. ബ്രിട്ടീഷ് സർക്കാരിന് കീഴിൽ ഉള്ള എല്ലാ ഉദ്യോഗങ്ങളും വലിച്ചെറിയാൻ ജനങ്ങളോട് നെഹ്‌റു ആഹ്വാനം ചെയ്‌തു. ഇന്ത്യൻ civil service നെ നിഷിദ്ധമായ ഭാഷയിൽ വിമർശിച്ചു. മോത്തിലാൽ നെഹ്‌റു മകനെ ഉപദേശിക്കാൻ ശ്രെമിച്ചെങ്കിലും അതൊന്നും ചെവികൊള്ളാതെ സ്വയംഭരണ വിഭാവനം ചെയ്‌തിരുന്ന ഹൊറൂൺ പ്രസ്ഥാനോത്തോടൊപ്പം ചേരാനാണ് നെഹ്‌റു തീരുമാനിച്ചത്. ഗോഖലെയുടെ മരണത്തോടെ മിതവാദികളുടെ സ്വാധീനം കുറയാൻ തുടങ്ങി. ലോകമാത്നിക്, ആനി ബസന്‍റ്റ് എന്നിവരെ പോലെയുള്ളൊ പോലുള്ള ആവശ്യം ശക്തിയുക്തം ഉന്നയിക്കുവാൻ തുടങ്ങി.

നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ് social media നാം കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച്‌ മനുഷ്യ വംശത്തിനു മനുഷ്യ കുലത്തിന്

അതിൽ പെ പ്രധാനമായൊരു ഉപകരണമാണ് mobile phone കൾ ഈ mobile phone ലൂടെയും മറ്റുപകരണങ്ങളിലൂടെയും നമ്മുക്ക് social media എന്നൊരു platform സമൂഹത്തിന് എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും ഒക്കെ ലഭിക്കാൻ ഒരവസരം വന്നു ഈ അവസരത്തിൽ social media ഉപയോഗം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 കുട്ടികളും കൗമാരക്കാരും social media യുടെ addict കളാണ് ഇന്ന് എന്നാൽ social media നമ്മുടെ പ്രത്യേകിച്ചു പുതു തലമുറയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് social media യെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധമുണ്ടായിരിക്കണം നമ്മൾ സൂക്ഷിച്ചാൽ ഒരു പരിധി വരെ social media ഉപയോഗം നമുക്ക് കുറക്കാം social media ക്ക് ഒരുപാട് നല്ല വശങ്ങളുണ്ട് എന്നത് സത്യമാണ് എന്നാൽ അതിലേറെ ദൂഷ്യ വശങ്ങളുമുണ്ട് എന്നുള്ളത് നാം ഒരിക്കലും മറക്കാൻ പാടില്ല നമുക്കൊരുപാട് നല്ല കാര്യങ്ങൾ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 പക്ഷെ അതുപോലെതന്നെ ഒരുപാട് ദൂഷ്യ വശങ്ങളും social media ഉപയോഗത്തിനുണ്ട് എന്ന് നമുക്ക് മനസിലാക്കാൻ കഴിയും social media എങ്ങനെ ഉപയോഗിക്കണം ഇതുകൊണ്ടുള്ള നല്ല വശങ്ങൾ എന്തെല്ലാമാണ് അമിതമായ ഉപയോഗം കുട്ടികളെ എങ്ങനെ ബാധിക്കും cancer പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാണ് എന്നതിൻ്റെ വസ്തുതയെന്ത് അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്

അതുപോലെ തന്നെ മയക്കുമരുന്ന് പോലെയുള്ള ലഹരി വസ്തുക്കളിലേക്ക് social media ഒരു കവാടമാണ് എന്ന് പറയുന്നത് എത്രത്തോളം യാഥാർഥ്യമുണ്ട് social media ഉപയോഗിക്കാൻ തുടങ്ങു തുടങ്ങും മുമ്പ് അത് നമ്മുടെ കുട്ടികളുടെ കൈകളിലേക്ക് വെച്ച് നീട്ടുന്നയന്റെ മുമ്പ് നമ്മൾ മാതാപിതാക്കൾ ബോധവാന്മാരാ ആകേണ്ടതും ഉത്തരം കണ്ടെത്തേണ്ടതുമായ ചോദ്യങ്ങളാണ് മുകളിലുള്ളത് corona ബാധിത ലോകത്തെ മാതാപിതാക്കൾ computer ഉം mobile ലും കുട്ടികളുടെ ഇഷ്ടത്തിന് വിട്ടു കൊടുത്തിരുന്നു എന്ന് തന്നെ പറയേണ്ടിവരും നമ്മള് corona ഇണ്ടായ സമയത്ത് online class കൾ സുലഭമായിരുന്നു എല്ലാ school കളിലും മദ്രസകളിലും online class ആയിരുന്നു ഈ സമയത്ത് കുട്ടികൾ എൽ അ എല്ലാ കുട്ടികളും school ൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും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 വെക്കുകയും ചെയ്തു നമ്മുടെ പഠനത്തിനല്ലേ കുട്ടികളുടെ ആവശ്യത്തിനല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ രക്ഷിതാക്കളെന്ത് ചെയ്തു ഈ social media വിട്ടുകൊടുക്കുകയും ചെയ്തു എന്നാൽ മണിക്കൂറുകളോളം computer monitor ൽ നോക്കിയിരിക്കുന്ന കുട്ടികൾക്ക് കാഴ്ചയിലെ വൈകല്യം മാത്രമല്ല മാനസിക വൈകല്യങ്ങൾ വരെ ഉണ്ടായേക്കാമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് നേരം ഈ computer ൻ്റെയും mobile ൻ്റെയും പ്രകാശത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെടുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം അത് ഒരുപാട് ഇന്ന് നമ്മൾ കാണുമ്പോ ഇന്ന് കുറഞ്ഞ ആളുകളാണ് കണ്ണട വയ്ക്കുന്നു ഉള്ളു എങ്കിൽ കുറച്ചുകൂടി കാലം കഴിയുമ്പോൾ ഒരുപാട് പേര് കണ്ണട വെക്കുന്ന ഒരു സാഹചര്യമുണ്ടാകുമെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു അതുപോലെതന്നെ ഈ social അഹ് social mediaaddict ആയിട്ടുള്ള സമൂഹം കുട്ടികൾ social media ഉപയോഗിച്ച് അവർക്ക് ഇത് കിട്ടാതെ വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ social media യിലൂടെയുള്ള എന്തെങ്കിലും ഇടപാടുകളിലൂടെ എന്തെങ്കിലും നഷ്ടങ്ങൾ വരുമ്പോ അത് സഹിക്കാൻ കഴിയാതെ മാനസിക പ്രശ്നനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് നമ്മുക്ക് കണ്ടെത്താൻ കഴിയുന്നു social media ഉപയോഗം കാരണം കൗമാരക്കാരിൽ കുറ്റവാളികൾ സാധാരണയിൽ കവിഞ്ഞ് അധികരിക്കുന്നു എന്ന വസ്തുത കണക്കുകൾ സഹിതം പുറത്തു വന്നു കഴിഞ്ഞു നമ്മള ക നമ്മള് കൃ കുറ്റവാളികളുടെ കു കൗമാര കുറ്റവാളികൾ കുട്ടികളിൽ ഉണ്ടാകുന്ന കുറ്റവാളികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ social media കാരണമായിട്ട് ഒരുപാട് കുട്ടികൾ കുറ്റവാളികളായി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു അതായത് പല രീതിയിലാകാം പ്രണയത്തിലൂടെ ദൂരദിക്കുകളിൽ നിന്നു പ്രണയത്തിൽ അകപ്പെട്ട കുട്ടികളെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിക്ക് പ്രണയത്തിൽ അകപ്പെട്ട കുട്ടികളെ അവർ എന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ വരുമ്പോ അതിനെ അഭിമുഖീകരിക്കുന്നത് പലരീതിയിലും ആകാം അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് നേരിടാൻ കഴിയും കാണാൻ കഴിയും ആഹ് ദൂരെദിക്കുകളിലുള്ള കുട്ടികൾക്ക് പല സാധനങ്ങളും കൈമാറുന്നതും അവരെ കൊല്ലുന്നതും അവരെ വേണ്ടാവൃത്തിയിലേക്ക് ക്ഷണിക്കുന്നു അങ്ങനെ പലകാര്യങ്ങൾ ആയിട്ട് ഈ പഠനത്തെ ശരിവെക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ദിവസേന നമുക്ക് സമൂഹമാധ്യമങ്ങളിലും പത്രങ്ങളിലും നാം കേട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് പത്രം തുറന്നു കഴിഞ്ഞാൽ സമൂഹമാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാല് നമുക്ക് പലേ കാര്യങ്ങളും കാണാൻ കഴിയുന്നു social media യുടെ ഉപയോഗം കാരണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ കിട്ടും അതിലിപ്പോ ഒരു പ്രശ്നം പറയാണെങ്കില് പതിനഞ്ചു വയസുകാരൻ ഇരുപത്തൊന്നു വയസുകാരിയെ പീഡിപ്പിച്ചു ഒരു പതിനഞ്ചു വയസുകാരൻ ഇരുപത്തൊന്നു വയസുകാരിയെ പീഡിപ്പിക്കാനുള്ള ഒരു പ്രേരണ അവനിക്ക് ലഭിക്കുന്നത് ഈ social media ലൂടെയവൻ കാണുന്ന അന് അനു അനുഭവിക്കുന്ന ഈ സാഹചര്യങ്ങളാണ് അല്ലെങ്കി യൂട്യൂബ് നോക്കി പതിനേഴു വയസുകാരി പ്രസവിച്ചു ഈ പതിനേഴു വയസുകാരി പതിനേഴു വയസിലെ ചെറു പ്രായത്തിൽ തന്നെ ഇത്തരം വേണ്ടാവൃത്തിയിലേക്കു പോകുകയും പിന്നെ യൂട്യൂബ് നോക്കി പതിനേഴു വയസുകാരി പ്രസവിക്കുകയും ചെയ്യുന്നു കാമുകന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തി ഈ സ്വന്തം ഭർത്താവിനെ സ്വന്തം ഭർത്താവിനെ പ്രണയിക്കാതെ ആരെയോ പ്രണയിച്ചു കാമുകന് വേണ്ടി ആ കാമുകന് വേണ്ടി സ്വന്തം ഭർത്താവിൽ നിന്നു തനിക്കുണ്ടായ കുഞ്ഞിനെ ആളുകൾ അംഗീകരിച്ചു ത തനിക്ക് വിവാഹം ചെയ്തു തന്ന ഏർ സ്വന്തം ഭർത്താവിനെ ലൂടെ ലഭിച്ച കുഞ്ഞിനെ